ചേച്ചീന്റെയും, ചേ അഹ് ചേച്ചീന്റെ അനിയന്റെയും ഒരു കഥ എടുത്തിട്ട് നമ്മള് ഒരു ഉചിതമായിട്ടുള്ള ഒരു ശീര്‍ഷകം ഒക്കെ കൊടുത്ത് ശീര്‍ഷകം വച്ചാല്‍ എന്താണ്? അതിന്‍റെ ആഹ് എന്താണ് ഒരു തലക്കെട്ട്‌ ശീര്‍ഷകം. നമ്മള് ഇപ്പം കഥയെഴുതുമ്പോ നമ്മള് ഒരു പേരൊക്കെ ഇടൂലേ. പേരെഴുതിക്കഴിഞ്ഞിട്ടല്ലേ നമ്മള് കഥയൊക്കെ എഴുതുന്നേ. മനസിലായോ. ഇതൊരു ഇതൊരു ബ എന്താണ് കടല് പോലെ തോന്നുവെങ്കിലും ഇവിടൊക്കെ അക്ഷരങ്ങളാണ്. okay അത് നമ്മളൊരു ശീര്‍ഷകം കൊടുക്കുന്ന സ്ഥലമാണ്. ശീര്‍ഷകംന്ന് എഴുതരുത്. എന്താണ്? ഇവിടെ നിങ്ങള്‍ക്ക് എന്താണോ, നിങ്ങടെ കഥയ്ക്ക്‌ ഇടാന്‍ പറ്റിയ പേരെന്താണോ, അത് വേണം ഇവിടെ എഴുതാന്‍. മനസിലായോ. കഥയ്ക്ക്‌ എന്താണോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട പേര് എന്താണോ അ~അത് വേണം അവിടെ എഴുതാന്‍. അല്ലാണ്ട് ശീര്‍ഷകം തലക്കെട്ട്‌ എന്നുള്ള രീതിയില് അതിൻറെ front ല്‍ കൊണ്ടു പോയി എഴുതിവെച്ചേക്കരുത്. കേട്ടോ അങ്ങനെ mark കിട്ടത്തില്ല. അപ്പം എന്തു ചെയ്യും ഇഷ്ടപ്പെട്ട ഒരു തലക്കെട്ട്‌ നമുക്ക് എന്താണോ ചേച്ചിയുടെയും, അനുജന്റെയും ഈ സ്നേഹത്തിന്‍റെ നിസ്വാര്‍ത്ഥമായിട്ടുള്ള സ്നേഹത്തിന്‍റെ എന്താണ് ആ, ആ ഒരു തലക്കെട്ട്‌ നമ്മള് കൊണ്ട് അവിടെ എഴുതി വക്കുക. okay മക്കളേ, മനസിലാവുന്നുണ്ടോ? ഇനി അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം. അശ്വനി എന്ന പാഠഭാഗം ആരാണ് എഴുതിയത്? T പത്മനാഭന്‍ നായര്‍. നമ്മടെ ജീവചരിത്രക്കുറിപ്പ് ആരെക്കുറിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിലും എഴുതാന്‍ നിങ്ങള് തയ്യാറായിട്ടിരിക്കണം. നമ്മടെ T പത്മനാഭന്‍ നായരാണ് ഇദ്ദേഹം. അദ്ദേഹം എന്താണ്

പ്രകാശം പരത്തുന്ന ഒരു പെണ്‍കുട്ടി നിങ്ങള് കേട്ടിട്ടില്ലേ? അതേട്ടോ നമ്മള് മറക്കരുതേ. ഒരു കഥാകൃത്ത്‌ ഒരു കുരിശ്ശില്‍, കുരിശ്ശില്‍ എന്ന് എന്നാണ് ആഹ് പിന്നെ അദ്ദേഹത്തിന്‍റെ രണ്ടാമത്തെ പിന്നെ എന്താണ് സാക്ഷി. ഈ മൂന്നെണ്ണം പഠിച്ചാ മതി. എന്താണ് പ്രകാശം പരത്തുന്ന ഒരു പെണ്‍കുട്ടി, പിന്നെന്താ ഒരു കഥാകൃത്ത്‌ കുരിശ്ശില്‍, ഒരു എഴുത്തുകാരന്‍ ഒരു കുരിശ്ശില്‍ എന്നുള്ള രീതിയിലാക്കുക. ഒരു കഥാകൃത്ത്‌ കുരിശ്ശില്‍ ഓര്‍ത്തു വക്കാന്‍ പറയുന്നയാണേ. എന്താണ് പ്രകാശം പരത്തുന്ന പെണ്‍കുട്ടി, പ്രകാശം, പ്രകാശം പരത്തുന്ന ഒരു പെണ്‍കുട്ടി. രണ്ടാമത്തെ എന്താണ്? കഥാകൃത്ത്‌ നമ്മടെ കഥാ ഒരു കഥാകൃത്ത്‌ കുരിശ്ശില്‍, കുരിശ്ശിലീട്ടോ. രണ്ടാമത്തെ ഓര്‍ത്തു വക്കാന്‍ പറയുന്നയാണേ. പിന്നെന്താണ്? സാക്ഷി, സാക്ഷി നമ്മുടെ സാക്ഷിമൊഴികള്‍ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സാക്ഷി പറയാന്‍ പോകുകയാണ്. സാക്ഷി മൊഴികള്‍ എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോ അങ്ങനെ ഓര്‍ത്തിരിക്കുക. മൂന്ന്, മൂന്ന് കൃതികളുടെ പേര്, ഒന്ന് പ്രകാശം പരത്തുന്ന പെണ്‍കുട്ടി, രണ്ട് എന്താണ് അഹ് ഒരു കഥാകൃത്ത്‌ കുരിശ്ശില്‍, എന്ന് പറഞ്ഞ പേര്. okay ഇനി സാക്ഷി എന്ന ഒരു കൃതിയുടെ പഠിച്ചോ? മൂന്നെണ്ണം പഠിച്ചില്ലേ. okay ഇനി നമുക്ക് നോക്കാം. അങ്ങനെ ഒരു സാക്ഷിയെ പോലെ നമ്മടെ കഥ ഓര്‍ത്തിരിക്കിന്നില്ലേ നിങ്ങള്? അപ്പം ഈ കഥ ഓര്‍ത്തിരുന്നിട്ടു വേണം നമ്മള് കൊ~ question ലേക്ക് പോവാന്‍. എന്നാലെ നിങ്ങക്ക് ഓര്‍മ്മയുണ്ടാവുള്ളൂ. അതാണേ. okay, അങ്ങനെയൊരു സാക്ഷിയെ പോലെ അവിടെ നില്‍ക്കുമ്പോഴാണ് ആ കുട്ടി എന്‍റെ ശ്രദ്ധയില്‍പ്പെട്ടത്. ഏതൊക്കെ സാഹ്~സാഹചര്യങ്ങളും, കുട്ടിയുടെ ഏതെല്ലാം സവിശേഷതകളാണ് അയാളുടെ ശ്രദ്ധ ആകര്‍ഷിക്കാൻ ഇടയായത്‌? എയാളാണ്? ഏത~ ആ~ ആരാണ് ആ കുട്ടിയെ കണ്ടത്? ഒരു വൃദ്ധന്‍, നമ്മുടെ കഥാനായകന്‍ അല്ലേ? ആ വൃദ്ധനല്ലേ കണ്ടത് കുട്ടീനെ. അപ്പോ എന്തൊക്കെ സാഹചര്യത്തിലാണ് ആ കുട്ടീനെ കണ്ടേ എന്ന് നമുക്ക് നോക്കാം.

അപ്പഴല്ലേ കഥാകാരന്‍ നമ്മുടെ എന്ത് അഹ് പിന്നെ നമ്മുടെ കഥാനായകന്‍ ആ കുട്ടീനെ കാണുന്നത്. okay ആറോ, ഏഴോ വയസ്സ് മാത്രം മതിക്കുന്ന ആ പെണ്‍കുട്ടിക്ക് പറിച്ചുനട്ടതിനു ശേഷം വെള്ളം കിട്ടാത്തതിനാല്‍ വാടി പോയ ഒരു ചെടിയുടെ ദൈന്യം ഉണ്ടായിരുന്നു. ഇത് നമ്മടെ പാഠഭാഗത്ത് correct ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇല്ലേ? നമ്മുടെ വേറൊരു നാട്ടില്‍ നിന്ന് നമ്മുടെ നാട്ടിലേക്ക്, അതായത് ഇവിടെ നില്‍ക്കുന്ന ആ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആ കുട്ടിക്ക് അന്നാ സ്വന്തം

അതാണ്‌ പറയുന്നത്. okay അവളുടെ ഉടുപ്പിന് നിറമുണ്ടായിരുന്നില്ല. ഉടുപ്പിന് നിറമുണ്ടായിരുന്നോ? ഇണ്ടായിരുന്നില്ല. എന്താണ്? ആകെ ശോഷിച്ച് നാശമായിട്ടുള്ള dress ആയിരുന്നു അല്ലേ? മക്കളേ ഉണ്ടായിരു ആ അങ്ങനെ ആയിരുന്നോ? dress രസമുണ്ടായിരുന്നില്ല. അത്രമേല്‍ അത് പഴകിയിരുന്നു. കാരണം എന്താ? അത്രേം പഴകാ, പഴകിയിരുന്ന dress ആണ്. വേറെ ഒരു dress ഇല്ല. നമ്മളെ പോലെ എത്രയാണ് പത്ത് പതിനഞ്ച് dress ഒന്നുമില്ല. നമ്മക്ക് പത്ത് പതിനഞ്ച് dress ആണുള്ളത്. അല്ല എത്രയോ dress ഉണ്ട്. അല്ലേ? അത്രയും dress ഒന്നും ഉണ്ടായി~

മുടിയില്‍ എണ്ണമയമുണ്ടായിരുന്നില്ല. miss ന്റെ ഒക്കെ മുടിപോലെ ഇതാ എണ്ണമയം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. miss എണ്ണയേ തേക്കില്ല അതാണ്‌ ആ കുട്ടി അഹ് miss പക്ഷേ ചീവുന്നൊണ്ട്. ഹ എന്നാല്‍ ചീവു~ മ്പോള്‍ ഒക്കെ കുറച്ചു വൃത്തിയായിട്ട് ഒക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ, മ ആ ആശ്വതികുട്ടി എന്താണ്? ചീവുന്നൊന്നും ഇല്ല. അങ്ങനെയാണ് പറയുന്നത്. അത് വാര്‍ന്നു കെട്ടുകയോ, പിന്നിയിടുകയോ ഒന്നും ചെയ്യാതെ സമൃദ്ധമായി കാട് പിടിച്ച് കെടക്കെ ഇരിക്കുന്നു. അതാണ്‌ ഇങ്ങനെ ചീവാതെ ഒതുക്കി ഒന്നും കെട്ടാതെ അതിങ്ങനെ ഇങ്ങനെ സമൃദ്ധമായിട്ട് അഴിച്ചിട്ടത് കൊണ്ട് miss ഇതൊക്കെ അങ്ങ് അഴിച്ചങ്ങ് ഇട്ടിട്ടൊണ്ടെ ഇങ്ങനെ ഇങ്ങനെ പ്രേതം പോലെ ഇരിക്കും. അപ്പം അതേപോലെ ആയിരുന്നു നമ്മുടെ അശ്വതികുട്ടി. അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്.

അവളുടെ ഈ മുടിയോ, ഈ വേഷമോ, അതൊന്നും അല്ല. ഈ പഴകിയ dress ഓ, അതൊന്നും അല്ല പക്ഷേ എന്താണ് അവളുടെ വല്യതായിട്ടുള്ള അവളുടെ കണ്ണുകളായിരുന്നു നമ്മുടെ എന്താണ് കഥാനായകന് ഇഷ്ടമായത് എന്നാണ് പറയുന്നത്. ആ കണ്ണുകളില്‍ ലോകം മുഴുവന്‍ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണുകളില്‍ എന്താണ്? ലോകം മുഴുവന്‍ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ആ ക കുഞ്ഞുകണ്ണില്‍ നിന്ന് ആ ലോകം മുഴുവന്‍ അവളുടെ അവസ്ഥകളും, എല്ലാം തന്നെ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലാ~ ~യോ മക്കളേ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കില്‍ എഴുതില്ലേ മക്കള്? എഴുതില്ലേ? okay ഇനി കഥാപാത്ര നിരൂപണം ഇതിനകത്ത് നിന്നും ചോദിക്കുന്നതാണ്. കഥാപാത്രം ഇതിനകത്ത് നിന്നും ചോദിക്കുന്ന ഒന്ന് തന്നെയാണ്.

നമ്മള് നല്‍കണം. കഥാപാത്രത്തിൻറെ അഹ് പേര് അതാരാണ് നമുക്കീ പാഠത്തില്‍ നിന്നോ, അല്ലെങ്കില്‍ കൊച്ചനുജന്‍ എന്ന പാഠഭാഗത്തില്‍ നിന്നും തരുകയാണെങ്കില് ആർക്കറിയാം കൊച്ചനുജനെ കുറിച്ചോ, ചേച്ചീനെ കുറിച്ചോ, അശ്വതീനെ കുറിച്ചോ, കഥാനായകനെ കുറിച്ചോ കുറിച്ചോ ചോദിച്ചിട്ടുണ്ടെങ്കില്‍ ആദ്യം തന്നെ എന്താണോ, ആരെകുറിച്ചാണോ ചോദിച്ചത് അയാളുടെ പേര് heading ആയിട്ട് നമ്മള് എഴുതണം. തലക്കെട്ടായിട്ട് എഴുതണം. മനസിലായോ?

കഥാപാത്രനിരൂപണത്തില് ആരാണ് ഈ കഥ എഴുതിയത്? അല്ലേ ആ കവിത എഴുതിയത് ആരാണ്? എന്നുള്ള കാര്യം കൃത്യമായി എഴുതിയതിനു ശേഷം മാത്രമേ വേറെ ഒന്ന് നമ്മള് തൊടങ്ങാന്‍ പറ്റൂള്ളൂ. ആദ്യം തന്നെ പ്രധാനമായിട്ടും നമ്മള് ഒരു തലക്കെട്ട്‌ അല്ലേ? നമ്മള് ആരെക്കുറിച്ചാണ് ചോദിക്കുന്നേ അവരെ കുറിച്ചുള്ള തലക്കെട്ട്, അവരുടെ പേര് നമ്മള് ആദ്യം തന്നെ heading ആയിട്ട് കൊടുക്കണം. രണ്ടാമത്, ഈ കഥ അല്ലെങ്കില്‍ കവിത എഴുതിയേ ആരാണോ അവരെ കുറിച്ചുള്ള detail ആയിട്ടുള്ള കാര്യം നമ്മള് പറയണം. മനസിലായോ? ഇനി കഥാപാത്രത്തിന്‍റെ രൂപം, വേഷം, ഭാഷ, സ്വഭാവസവിശേഷതകള്‍ തുടങ്ങി കഥാപാത്രത്തിന്‍റെ വ്യക്തിത്വത്തെ കുറിച്ചാണ് അടുത്തതായിട്ട് എഴുതേണ്ടത്. അവരുടെ സ്വഭാവം എങ്ങനെയാണ്? അവരുടെ വേഷം എങ്ങനെയാണ്? അവര് എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത് അതൊക്കെയാണ്‌ നമ്മള് എഴുതേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ മക്കളേ, ഒന്ന് comment ചെയ്തേ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാ~ വാത്തെ എന്തെങ്കിലും ഭാഗം ഒണ്ടോ? ഒണ്ടോ? ഒണ്ടോ? ഒന്ന് പറഞ്ഞേ, വേഗം. song ഒക്കെ പാടാം, പാടും, നമ്മള് പാടും song ഒക്കെ നമ്മള് പാടിയിരിക്കും. മനസിലാവുന്നില്ലേ? yes, yes, yes, okay, okay, okay. ആഹ് എന്താ no, no എന്ന് ആരൊക്കെയോ ചെറുതായിട്ട് ഒന്ന് പറയുന്നുണ്ട്. no മനസിലാവുന്നില്ലേ? simple ആയിട്ടല്ലേ പറഞ്ഞു തരുന്നേ. നമ്മളെന്താണ് അവരുടെ സ്വഭാവം എഴുതുക. ആദ്യം തന്നെ കഥാപാത്ര നിരൂപണത്തില് എന്താണ് അവരുടെ സ്വഭാവത്തിനെ കുറിച്ച് വേണം എഴുതാന്‍ വേണ്ടീട്ട്. കഥാപാത്രത്തിന്‍റെ വ്യക്തിത്വത്തെ കുറിച്ച് കഥയിൽ, കവിതയിൽ സൂചിപ്പിചിട്ടുണ്ടാവും. അല്ലേ. കൊച്ചനുജന്‍ എന്ന പാഠഭാഗത്തിനെ കുറിച്ച് അനിയന്റെ സ്വഭാവത്തിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടില്ലേ? ഇല്ലേ? ചേച്ചീന്റെ സ്വഭാവത്തിനെക്കുറിച്ച് ചോദിച്ച് പറഞ്ഞിട്ടില്ലേ? പിന്നെ അശ്വതീനെ കുറിച്ച് നമ്മള് അശ്വതി എന്ന കഥാപാത്രത്തെ നമ്മളീ പാഠഭാഗത്തില്‍ എത്തുമ്പോ അശ്വതീനെ കുറിച്ച് ചോദിച്ചിട്ട്, പറഞ്ഞിട്ടില്ലേ? അവളുടെ സ്വഭാവം എങ്ങനെയാണ്? സ്വഭാവം ഒരു പാവം കുട്ടിയാണ്. അതുമാത്രമല്ല, ആ കുട്ടിയുടെ ശരീരം എങ്ങനെ ആയിരുന്നു? ആ കുട്ടീൻറെ dress എങ്ങനെയായിരുന്നു? ആ കുട്ടിയുടെ മുടി എങ്ങനെ ആയിരുന്നു? ഇതൊക്കെ നമ്മള് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? അവളുടെ കണ്ണുകള് എന്തായിരുന്നു? നല്ല കണ്ണുകളായിരുന്നു. ഇനി നമ്മുടെ കഥാനായകനെ കുറിച്ച് ചോദിക്കുകയാണെങ്കില്‍ എങ്ങനെയാണ്? അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. അല്ലേ? അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടല്ലേ ആ ഒന്നര ഉറുപ്പികേന്‍റെ മിഠായി ആ കുട്ടിക്ക് മേടിച്ചു കൊടുത്തത്. അത്രേം നല്ല ഒരു മനുഷ്യനായത് കൊണ്ടല്ലേ ആ കുട്ടിക്ക് ആ മിഠായി കൊടുത്തത്, കൊടുത്തത്. അപ്പോ അദ്ദേഹത്തിന്‍റെ സ്വഭാവം മനസിലായോ? ഇല്ലേ? അപ്പോ പിന്നെ കച്ചവടക്കാരനെ കുറിച്ച് ചോദിക്കുവാണേല്‍ എന്താണ്? അദ്ദേഹം കച്ചവടം മാത്രം ഉള്‍ക്കൊണ്ട് നില്‍ക്കുന്ന ആളാണല്ലേ? അദ്ദേഹത്തിന് എങ്ങനെയാണേലും പൈസ കിട്ടിയാ മതി. അപ്പോ വേഗം തന്നെ അദ്ദേഹം പറഞ്ഞ് പറഞ്ഞ് എന്താണ് ആ കുട്ടീൻറെ അടുത്തന്ന് ഇരുപത്തഞ്ച് പൈസ മേടിച്ച് അദ്ദേഹത്തിന്‍റെ കൈയിലുള്ള മിഠായി കൊടുക്കുന്നു. അപ്പോ അയാള്‍ക്ക് എന്താണ് പൈസ വേണം. ആ കുട്ടിക്ക് മിഠായിയും കൊടുത്ത്. okay ഈ കച്ചവടക്കാരനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കില്‍ മക്കള് എഴുതില്ലേ? okay. ഇനി കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയും, കവിത കഥയിലെ അല്ലെങ്കില്‍ കവിതയിലെ കഥാപാത്രത്തിന്‍റെ സ്ഥാനവും കണ്ടെത്തി എഴുതണം. എത്ര സ്ഥാനമുണ്ട്? പ്രധാനപ്പെട്ട ഒരു അഹ് സ്ഥാനമുണ്ടാവില്ലേ, ആ കഥയില്‍ അല്ലെങ്കില്‍ കവിതേനകത്ത്. ഒരു സ്ഥാനമുണ്ടാവില്ലേ? അതാണ്‌ പറയുന്നത്. അപ്പോ എന്താണ് അതിന് കഥയും, കവിതയൊക്കെ നന്നായി~ ട്ട് തന്നെ കഥ മനസിലായിരിക്കണം. കവിതേൻറെ ആശയം മനസ്സിലായിരിക്കണം എന്നാണ് പറയുന്നത്. കഥാപാത്രത്തിന് കഥയിലെ മറ്റു കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മുടെ അശ്വതി എന്ന കഥാപാത്രത്തിന് മറ്റ് ആരെങ്കിലുമായിട്ട് ബന്ധം ഉണ്ടോ? ഇല്യ. ആരു~ മായിട്ട് ബന്ധം ഇല്ല്യ, ഈ സമയത്തുള്ള കഥയുമായി ബന്ധമില്ലാത്ത ആളല്ലേ. എന്നിട്ട് പോലും അവിടെയുള്ള ആ ചേട്ടന്‍ ആ കഥാപാത്രത്തിലെ നമ്മുടെ എന്താണ്, ഈ വൃദ്ധനായിട്ടുള്ള ആളില്ലേ? നമ്മുടെ കഥ, കഥാനായകനീന്ന് മിഠായി മേടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പാ പാവം കുട്ടി ആയതുകൊണ്ടല്ലേ മേടിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല, കൊച്ചനുജനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആരെ കുറിച്ചാണ് ചോദിക്കുന്നത്. അഹ് എന്താ ബന്ധം എന്താണ്? കൊച്ചനുജന്റെ ചേച്ചിയാണ്. ചേച്ചിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കില്‍ ചേച്ചി ആരാണ്? ചേച്ചിയുടെ അനിയനാ

ഹരമായിട്ടുള്ള ഭാഷാശൈലി വേണം. മനോഹരമായിട്ടുള്ള ഭാഷാശൈലി വേണം. മനസ്സിലായോ? സവിശേഷമായിട്ടുള്ള പദ പ്രയോഗങ്ങള്‍ നിങ്ങള് നന്നായിട്ടൊന്നെഴുതിയാ മതി. പദപ്രയോഗങ്ങള്‍ എന്നൊക്കെ പറയുമ്പോ നിങ്ങള്‍ക്ക് വേഗം തന്നെ confusion ആവും. പക്ഷേ, അതല്ല വേണ്ടേ നിങ്ങള്‍ നന്നായി തന്നെ എഴുതിയാ മതി. മനസ്സിലാവുന്നുണ്ടോ? അക്ഷരതെറ്റൊന്നും കൂടാതെ എഴുതണം മക്കളേ. ഞാന്‍ miss പറഞ്ഞില്ലാരുന്നോ? ചോട്ടന്‍ പോയ, ചോട്ടന്‍ വന്നു എന്താണ് ചോച്ചി വന്നില്ല എന്ന കാര്യോന്നും എഴുതരുത്. അക്ഷരതെറ്റ് എഴുതുകയേ ചെയ്യരുത്. okay അപ്പം mark കിട്ടില്ല. അക്ഷരതെറ്റ് എഴുതിവച്ചിട്ടുണ്ടെങ്കിൽ mark കിട്ടുകയേ ഇല്ല. എങ്ങ~ നെ എഴുതി വച്ചിട്ടും കാര്യമില്ല. അക്ഷരതെറ്റ് ഉണ്ടെങ്കില്‍ mark കിട്ടില്ല്യ. okay അത് ശ്രദ്ധിക്കണേ. നമ്മള് ഈ കുനിപ്പും, ദീര്‍ഘോം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാ മാത്രം മതി. അത് കിട്ടും നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പോകുന്നു പേകുന്നു എന്നൊന്നും എഴുതിയേക്കരുത്. പേകുന്നു പോകുന്നെങ്കില്‍ പോകുന്നു എന്ന് മാത്രം എഴുതുക. പോകുന്നു, പോകുന്നു മനസ്സിലായോ പോകുന്നു പോ പോ എന്നൊക്കെ പറയുമ്പം ദീര്‍ഘം വേണം കേട്ടോ. അത് അക്ഷരൊക്കെ ഇനി പഠിപ്പിച്ചു വരുമ്പോഴേക്കും കൊറേ സമയം എടുക്കും. മക്കക്ക്‌ അതൊന്നും തെറ്റില്ല. മക്കളൊക്കെ നന്നായിട്ട് തന്നെ എഴുതും okay. ഇനി കച്ചവടക്കാരന്റെ കഥാപാത്രനിരൂപണത്തിനെ കുറിച്ചാണ് എഴുതുന്നേ. കച്ചവടക്കാരന്റെ സ്വഭാവം ട്ടോ. സ്വഭാവ സവിശേഷതയാണ് എഴുതുന്നേ. അപ്പൊ ആദ്യം തന്നെ നമ്മള് എന്താക്കണം. ഇവിടെ കച്ചവടക്കാരന്‍ എന്നെഴുതണം. കച്ചവട~

കടയിലെ തിരക്കനുസരിച്ച് അയാള്‍ ആവശ്യക്കാര്‍ക്ക് സാധനങ്ങള്‍ നല്‍കുന്നു. ആ പെണ്‍കുട്ടിയുടെ കയ്യിൽ ഇരുപത് പൈസയെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാല്‍ കടയില്‍ അൻപതു പൈസയില്‍ കുറഞ്ഞ മിഠായികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല.

അന്‍പത് പൈസയുടെ മിഠായി കുട്ടിക്ക് കൊടുക്കാന്‍ തയ്യാറായത്. ആ കുട്ടിയുടെ കൈയില്‍ നിന്നും ഇരുപത് പൈസ വാങ്ങിയതിന്‍റെ ജാള്യം കച്ചവടക്കാരന്റെ മുഖത്ത് കാണാമായിരുന്നു. മനസിലായോ. ആഹ്

കഥാനായകന്‍ കഥാനായകനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കില്‍ എഴുതില്ലേ മക്കള്? ഒന്ന് കഥാനായകന്‍, രണ്ട് എന്താണ് പിന്നെ നമ്മടെ അശ്വതി. അശ്വതിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കില്‍ എഴുതണം. കഥാപാത്രനിരൂപണം വന്നാ എഴുതണം. നമ്മടെ കഥാപാത്ര നിരൂപണം ചോദിക്കും. എന്തായാലും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ പാ~ ~ഠത്തില്‍ അല്ലെങ്കില്‍ മറ്റു പാഠത്തില്‍ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് കഥാപാത്രനിരൂപണം എന്നുള്ളത്. ശ്രദ്ധിച്ചു കേള്‍ക്കണേ മക്കളേ. okay അശ്വതിയെ കഥയില്‍ അ പരിചയപ്പെടുത്തുന്ന വാക്യം ഇങ്ങനെയാണ്.

അശ്വതിയെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങള്‍ ഈ വാക്യത്തില്‍ നിന്ന് മനസ്സിലാക്കാം. പ്രായോഭംഗി വിശദീകരിച്ച് അഹ് കുറിപ്പ് തയ്യാറാക്കുക. ആ കുട്ടിയുടെ രൂപത്തിനെ കുറിച്ച് നിങ്ങളെന്താണ്‌ ആ കുട്ടിയെ കുറിച്ച് വിശദീകരിച്ച് എഴുതണം. ഏഴുതുവോ? ആ അശ്വതിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ആ, ആ എന്താണ് ആ കു~കുട്ടിയുടെ വെഷമങ്ങള്‍ എന്തൊക്കെയാണ്? എന്നങ്ങനെയുള്ള കാര്യങ്ങള്‍ ഒക്കെ എഴുതില്ലേ? അത് ചോദിച്ചാല്‍ ഈ പാഠത്തില്‍ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതാന്‍ എന്‍റെ മക്കള് തയ്യാറല്ലേ? അല്ലേ? ഇനി എന്താണ്? നമ്മുടെ കൊച്ചനുജനും, അശ്വതിയും തമ്മിലുള്ള ഈ രണ്ട് ഭാ ഈ പാഠഭാഗങ്ങള്‍ ചേര്‍ത്ത് വച്ച് അത് രണ്ടും താരതമ്യ കുറിപ്പ് എഴുതാന്‍ പറഞ്ഞിട്ടുണ്ടെങ്കില്‍ എഴുതണം. അത് miss പറഞ്ഞുതരാം. എങ്ങനെയാണ് എഴുതേണ്ടേ എന്നുള്ള കാര്യം miss പറഞ്ഞുതരാം. okay. T പത്മനാഭന്‍ന്ന് ഭ പത്മനാഭന്‍റെ അശ്വതി എന്ന കഥയിലെ സന്ദര്‍ഭം നോക്കൂ. ഞാനൊന്നും പറയാതെ ഒരു ലോലിപോപ്പ് എടുത്ത് കുട്ടിയുടെ കൈയില്‍ വച്ചു കൊടുത്തു. കുട്ടി മടിച്ചപ്പോള്‍ ഞാന്‍ അവളെ എന്നോട് ചേര്‍ത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളില്‍ ഉറ്റുനോക്കി കൊണ്ട് പറഞ്ഞു. ഇതാ, നിനക്ക് വാങ്ങിക്കോ. ഇതാ. നീ വാങ്ങിക്കോ എന്നുള്ള രീതിയില് അവിടത്തെ ആള് പറഞ്ഞു. ഇടശ്ശേരിയുടെ കൊച്ചനുജന്‍ എന്ന കവിതയിലും സ്നേഹം തന്നെയാണ് പ്രധാന വിഷയം. താഴെകൊടുത്തിരിക്കുന്ന വരികള്‍ വായിച്ചു നോക്കൂ. പോവുക~ ~യാണ് നീ വേറെയെങ്ങോ, പൊന്നനുജാതനെ കൂട്ടിടാതെ. പാവയും, പീലിയും ചേച്ചിയെ കാണാതെ പാവം കരയുകിലെന്തു ചെയ്യും? എന്ന് പറയുകയാണ്. മാത്രമല്ല, കഥയിലെയും, കവിതയിലേയും പ്രമേയം സ്നേഹമാണെങ്കില് അത് പ്രകടമാവുന്നത് ഒരുപോലെയല്ല. രണ്ടിലെയും സാമ്യ വ്യത്യാസങ്ങള്‍ വിശദീ കരിച്ചു കൊണ്ട് ഒരു താരതമ്യ കുറിപ്പ് എഴുതുക. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കില്‍ നമ്മള്‍ എങ്ങനെ എഴുതും? നോക്കാം. നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും, അവരുടെ കഷ്ടപ്പാടുകള്‍ കണ്ടറിഞ്ഞു സഹിക്കാനും നമുക്ക് കഴിയണം എന്നൊരു മഹത്തായ ആശയമാണ് അശ്വതി എന്ന കഥയിലൂടെ T പത്മനാഭന്‍ നായര്‍ ഓര്‍മ്മിപ്പിക്കുന്നത്.

മറ്റുള്ളവര്‍ക്ക് കൂടി പ്രചോദനമാകും എന്ന് കച്ചവടക്കാരന്റെ കഥാപാത്രവും നമ്മോട് പറയുന്നു. ഇതിന് മുന്‍പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അശ്വതി എന്ന ബാലികയോട് കഥാകൃത്ത്‌ കാണിക്കുന്ന സ്നേഹം തികച്ചും നിസ്വാര്‍ത്ഥമായ ഒന്നാണ് എന്നാണ് പറയുന്നത്. മ~മനസ്സിലായോ മക്കളേ? എന്താണ് അശ്വതി എന്ന കഥാപാത്രത്തിന്റെ അശ്വതിയുടെ ഈ പാഠഭാഗത്തിലെ ഒരു കാര്യമാണ് പറയുന്നത്. ഇനി നമുക്ക് കൊച്ചനു~ ~ജന്‍ എന്ന പാഠഭാഗത്തില് നമുക്ക് രണ്ടു പാഠഭാഗവും ആണല്ലേ ഇന്ന് താരതമ്യകുറിപ്പ് തന്നേക്കുന്നത്. അതിലെ ഒരു പാഠമാണ് അശ്വതി എന്നുള്ളത്. ഇനി നമ്മുടെ കൊച്ചനുജന്‍ എന്ന പാഠഭാഗത്തിലേക്ക് താരതമ്യ കുറിപ്പ് പറയുന്നത്. അത് നമ്മക്ക് നോക്കാം. സ്വന്തം സഹോദരിയെ പിരിയേണ്ടി വന്നൊരു കുഞ്ഞനുജന്റെ ദുഃഖമാണ് ഇടശ്ശേരി കൊച്ചനുജന്‍ എന്ന കവിതയിലൂടെ നമ്മോടു പറയുന്നത്. കുടുംബ ബന്ധങ്ങളുടെ ആഴവും, സ്നേഹവും, നിഷ്കളങ്കതയുമെല്ലാം കവി ഇവിടെ വിവരിച്ചു കാണിക്കുന്നു. എന്താണ് വിവരിച്ചു കാണിക്കുന്നില്ലേ? ആ അശ്വതിയെ പോലെ കുഞ്ഞനുജന് ദാരിദ്ര്യത്തിന്റെ ദുഃഖമോ, അല്ലലുകളോ ഇല്ല. മനസ്സിലായോ? അശ്വതി എന്താണ് ദാരിദ്ര്യത്തിന്റെ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ആ അശ്വതി അങ്ങനെയുള്ള ദുഃഖത്തിലൂടെയല്ലേ പോകുന്നത്. നമ്മുടെ കൊച്ചനുജന് അങ്ങനെയുള്ള വെഷമമുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത്. പിന്നെന്താണ്? സഹോദരിയോടുള്ള നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹവും, അവരെ പിരിയുമ്പോഴുണ്ടാകുന്ന നിസ്സ~ ഹായ അവസ്ഥയുമാണ് അവന്റെ ദുഃഖത്തിന് കാരണം. ഈ രണ്ട് പാഠങ്ങളും നമ്മോട് സംവാദിക്കുന്നത് സ്നേഹത്തിന്റെയും, നിസ്സഹായാവസ്ഥയുടെയും നൊമ്പരങ്ങളുടെ വ്യത്യസ്ത~ തലങ്ങളാണ് എന്നാണ് പറയുന്നത്. മക്കളേ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ. രണ്ടു പാഠങ്ങള്‍ തമ്മില്‍ താരതമ്യകുറിപ്പ് എഴുതാന്‍ പറഞ്ഞിട്ടുണ്ടെങ്കില്‍ നിങ്ങള്‍ എന്തു ചെയ്യണം. രണ്ടു പാഠങ്ങളേ കുറിച്ചും main ആയിട്ട് അവര് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങള് വ്യക്തമായിട്ട് എഴുതണം ദേ ഇതുപോലെ. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇനി നമുക്ക് നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്ന പാഠഭാഗത്തിലേക്ക് പോകാം. അവിടെ എങ്ങ് എത്ര page എഴുതണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില്‍ നിങ്ങടെ ചോദ്യത്തിനകത്ത് ഉണ്ടാവും ഒന്നരപ്പുറത്തില്‍ കവിയാതെ എഴുതുക, അരപ്പുറത്തില്‍ കവിയാതെ എഴുതുക, എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മുടെ question paper നകത്ത് ഒണ്ടാവും. അപ്പോ നിങ്ങള് ഒന്നരപ്പുറത്തില്‍ തന്നെ കവിയാ~ യാതെ തന്നെ എഴുതണം. അതിനകത്ത് കവിഞ്ഞു പോയാലും നിങ്ങക്ക് കൊഴപ്പമൊന്നുമില്ല. പക്ഷേ, അതിനകത്ത് കൊറയാന്‍ പാടില്ല. ഒന്നരപ്പുറത്തില്‍ കവിയാതെ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്‍ നിങ്ങടെ paper നകത്ത് ഒന്നരപ്പൊറം എങ്ങനെയാണോ, അതേപോലെ തന്നെ കവിയാതെ തന്നെ എഴുതുക. മനസ്സിലായോ? അരപ്പുറത്തില്‍ കവിയാതെ എഴുതുക. എന്നാണെങ്കില്‍ അരപ്പുറത്തില്‍ കവിയാതെ തന്നെ എഴുതുക എട്ട് mark ന്റെ question തന്നിട്ടുണ്ടെങ്കില്‍ രണ്ട് പുറത്തില്‍ കവിയാതെ എഴുതുക എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോ നിങ്ങള് രണ്ട് പുറത്ത് കവിയാതെയും, കൊറയാതെയും എഴുതാന്‍ പഠിക്കണം. മനസ്സിലായോ? മനസ്സിലായില്ലേ? okay. ഇനി നമ്മുടെ ലോകം നാം സൃഷ്‌ടിക്കുന്നു എന്ന പാ~പാഠഭാഗം ഓ, പാട്ട്, പാട്ട് എന്ന് പറഞ്ഞിട്ട് miss ന് പാട്ട് തന്നെയാ വരുന്നേ പാട്ട് പാടിതരും. ഈ ഒരു ഭാ chapter കൂടി കഴിഞ്ഞാല്‍ miss പാട്ട് പാടിതരും. എന്തായാലും പാട്ട് പാടിതരും. okay ഇനി KP കേശവമേനോന്‍ ആരാണ്? എന്ന് നമുക്ക് നോക്കാം. okay അദ്ദേ ഇദ്ദേഹമാണ് നമ്മുടെ, നമ്മുടെ ലോകം നാം സൃഷ്‌ടിക്കുന്നു എന്ന പാഠഭാഗം നമ്മള് എഴുതി എ~എഴുതിയത്. okay. അദ്ദേഹം ജനിച്ചത് september ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എണ്‍പത്തിആറിനാണേ. ആഹ് പിന്നെ അദ്ദേഹം അ പാലക്കാട് ജില്ലയിലാണ് ആഹ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികള് മൂന്നെണ്ണം നമ്മള് പഠിക്കും. മൂന്നെണ്ണം നമ്മള് പഠിക്കാന്‍ പോവുകയാണ്. കഴിഞ്ഞ കാലം നമ്മള് വന്ന കാലം നമ്മടെ നമ്മള് വന്ന് വന്നൊരു കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ. okay കഴിഞ്ഞ കാലം. കഴിഞ്ഞകാലം കേട്ടോ. കഴിഞ്ഞ കാലം ഓര്‍ത്തിരിക്കണേ? okay.

ഭാവി, ഭൂതം, വര്‍ത്തമാനം കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ചേട്ടാ, ഒന്ന് വരൂ. നിങ്ങടെ ഭാവി നിങ്ങടെ മുഖം നോക്കി നമ്മള് ലക്ഷണം പറയുന്ന ആണ്. നിങ്ങടെ ഭൂതം, ഭാവി ഇതൊക്കെ നമ്മള് പറയുന്നയാണ്‌. okay. അങ്ങനെയൊക്കെ പറയില്ലേ. അതാണ്‌ ഭൂതവും, ഭാവിയും. okay കഴിഞ്ഞ കാലവും പിന്നെന്താണ്? ഭൂതവും, ഭാവിയും. പിന്നെന്താണ്? ജീവിതചിന്തകള്‍, ജീവിതചിന്തകള്‍, ജീവിത ചിന്തകള്‍ നമ്മള് ജീവിക്കുന്ന ജീവിതം പിന്നെന്താണ്? ചിന്തകള്, നമ്മള് എന്തൊക്കെയാ ദിവസം ചിന്തിക്കുക?

ആ കഥകള് ഓര്‍ത്തിരിക്കാന്‍ വേണ്ടീ miss പറഞ്ഞു തരുന്നയാണ്‌. അപ്പോ എന്താണ്? കഴിഞ്ഞ കാലം കഴിഞ്ഞു വന്ന കാലം, okay. കഴിഞ്ഞു വന്ന കാലം, പിന്നെന്താണ്? ഭൂതവും, ഭാവിയും. മനസ്സിലായോ? ഭൂതവും ഭാവിയും okay ഇനിയെന്താണ്? ജീവിത അഹ് ചിന്തകള്‍. അല്ലെങ്കില്‍ വിജയത്തിലേക്ക് നിങ്ങള്‍ പ~പരീക്ഷയ്ക്ക് വിജയിക്കാന്‍ പോവുകയാണ്. നിങ്ങള് വിജയത്തിലേക്ക്. അടുത്ത അടുത്ത പുസ്തകം. നമ്മള് വേഗം പഠിക്കും. ദാ വിജയത്തിലേക്ക്, നമ്മള് നാല് പുസ്തകം പഠിച്ചിരിക്കുന്നു. പിന്നെന്താണ്? അയ്യോ! സായാഹ്നചിന്തകള്‍, ജീവിതചിന്തകള്‍ and വിജയത്തിലേക്ക്. ഭാവിയും ഭൂതവും okay പഠിച്ചോ? പഠിച്ചില്ലേ നാല്, നാല് ആഹ് നാല് കഥ അഹ് നമ്മടെ കൃതികള് പഠിച്ചില്ലേ ഇദ്ദേഹത്തിന്‍റെ പഠിക്കും. നമ്മള് പിന്നെ പഠിക്കാണ്ട് എങ്ങട്ടാ പോകുന്നത്. okay. ഇനി നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്നതിനകത്ത് നമ്മുടെ ലോകം എന്നത് നാം താമസിക്കുകയും, പ്രവര്‍ത്തിക്കുകയും ചെയ്യുന്ന ഇടമാണ്. അല്ലേ? നാം സൃഷ് താമസിക്കുകയും, പ്രവര്‍ത്തിക്കുകയും ചെയ്യുന്ന ഇടമാണ്. എന്താണ് അതിനകത്ത് പറയുന്നത്. തെറ്റായ ഒരു പ്രസ്താവനയാണ്. നമ്മുടെ ലോകം എന്നത് നാം താമസിക്കുകയും, പ്രവര്‍ത്തിക്കുകയും ചെയ്യുന്ന ഇടമാണോ?

പാരമ്പര്യങ്ങളുമാണ് എന്നാണ് ശാസ്ത്രജ്ഞന്‍മാര്‍ പറഞ്ഞിരുന്നത്. എന്നാല്‍, ശ്രദ്ധിക്കണേ പണ്ടുള്ള ശാസ്ത്രജ്ഞന്‍മാര്‍ പറഞ്ഞ കാര്യം ആണ് അത്. പക്ഷേ, പുതിയ ആധുനി~ ~ക ശാസ്ത്രജ്ഞന്‍മാര്‍ എന്താണ് പറഞ്ഞേ എന്ന് നമുക്ക് നോക്കാം. ഈ വാദത്തെ തള്ളിക്കളയുന്നു ഓരോരത്തരുടെയും ലോകം സൃഷ്ടിക്കുന്നത് അവരവുടെ മനസ്സില്‍ സ്ഥിതിയും, പ്രവര്‍ത്തനഗതിയും ആണെന്ന് അവര്‍ പറയുന്നു. മനസ്സിലായോ? നമ്മുടെ ലോകം സൃഷ്ടിക്കേണ്ടത് നാം ആണ്. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കില്‍ അതിനു വേണ്ടി പ്രയത്നിക്കേണ്ടത് നമ്മളാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓരേ ഒരേ സാഹചര്യങ്ങളില്‍ ജീവിക്കുമ്പോഴും ഓരോ വ്യക്തിയുടെ മനസ്സും, ചിന്തകളും, വികാരങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തത തന്നെയാണ് ഓരോത്തരുടെയും ലോകം മറ്റുള്ളവരില്‍ നിന്ന് വിഭിന്നമാക്കുന്നത് മനസ്സിലായോ നമ്മുടെ ഈ പാഠഭാഗത്തില്‍ അത് പ്രസ്താവന തെറ്റാണോ? ശരിയാണോ? എന്നുള്ളത് ചോദിക്കും. നിങ്ങളോട് ചോദിക്കുന്ന ക ചോദ്യമാണ്. അപ്പോ പറയണം നമ്മുടെ ലോകം എന്നത് നാം താമസിക്കുകയും, പ്രവര്‍ത്തിക്കുകയും ചെയ്യുന്ന ഇടമാണ്. ഈ പ്രസ്താവന ശരിയോ? തെറ്റോ? എന്ന് ചോദിക്കും. അപ്പോ നിങ്ങള് എന്തെഴുതണം അത് തെറ്റാണ്. അത് തെറ്റാണ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് തന്നെ എഴുതി വക്കുക. ഇനി നാം ഓരോരുത്തരുടെയും ജീവിത താല്പര്യങ്ങളാണ് മറ്റുള്ളവരുടെ ലോകത്തെ ഉണ്ടാക്കുന്നത്. ആ പ്രസ്താവന ശരിയാണോ? തെറ്റാണോ? മക്കളേ, മക്കളൊന്നു പറഞ്ഞേ. തെറ്റായ ഒന്നല്ലേ? തെറ്റല്ലേ? എന്താണ് നാം ഓരോരുത്തരുടെയും ജീവിത താല്പര്യങ്ങളാണ് മറ്റുള്ളവരുടെ ലോകത്തെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ജീവിത താല്പര്യങ്ങളാണോ മറ്റുള്ളവരുടെ ലോകത്തെ ഉണ്ടാക്കുന്നത്. അത് നമ്മടെ ലോകത്തെ അല്ലേ ഉണ്ടാക്കുന്നത്.

നിങ്ങക്ക് നിങ്ങളുടേതായ ശരികളും ഉണ്ടാവും, നിങ്ങക്ക് തെറ്റുകളും ഉണ്ടാവും. എനിക്ക് എന്‍റേതായിട്ടുള്ള ശരിയുണ്ടാവും, എന്റെ തെറ്റുകളും ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? okay ഇനി ഒരാളുടെ താല്പര്യങ്ങള്‍ക്ക് അനുസരിച്ച് മറ്റൊരാള്‍ ജീവിക്കണമെന്ന് നമുക്ക് ശഠിക്കാനാവില്ല. അല്ലേ? നീ കേട്ടാ മതി, നീ ഇന്ന dress ധരിച്ചാ മതി, നീ ഇന്നത്‌ പോലെ dress ഇട്ടാ മതി, നീ അവിടേക്ക് പോകാന്‍ പാടില്ല. അത് എന്നോട് പറഞ്ഞിട്ട് വേണം പോകാന്‍. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അല്ലേ? നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് വേണം ജീവിക്കാന്‍. ആരായാലും നമ്മടെ ജീവിതത്തില്‍ ഇടപെടാന്‍ ഒരാളേം കൂടുതലായിട്ട് അനുവദിക്കാന്‍ നില്‍ക്കരുത്, okay. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങള്‍ ഉണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങള്‍ ഉണ്ട്. അതിലേക്ക് ആരെയും തന്നെ കൂടുതലായിട്ട് ഇടപെടുത്താന്‍ പാടില്ല. അത് നിങ്ങളോട് ഇപ്പം പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. ഈ പാഠഭാഗത്തിലും അത് തന്നെയാണ് പറയുന്നത്. മനസ്സിലായോ മക്കളേ? മനസ്സിലാവുന്നില്ലേ, okay. പൂര്‍ണ്ണമായിട്ടും നമ്മുടെ താല്പര്യങ്ങള്‍ അവ~അവര്‍ അംഗീകരിക്കണമെന്നില്ല. നമ്മുടെ ശരികളൊക്കെ അവര്‍ക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടാവോ? ഇല്ല, അവര്‍ക്ക് അംഗീകരിക്കാന്‍ പറ്റില്ല. കാരണം, അവരും ചിന്തിക്കുമ്പോ എങ്ങനെയാണ്? യ്യോ, ഇങ്ങനെ ഞാ~ഞാന്‍ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോ നീ അതേപോലെ തന്നെ ചിന്തിക്കണം. കാരണം, എങ്ങനെ അത് ശരിയാവും. നമ്മള് അവരുടെ അ അവര് ഈ ഒരു അമ്പത്തിരണ്ട് നിങ്ങളൊരു class ല്‍ അമ്പത്തിരണ്ട് പേരുണ്ടെങ്കില്‍ പോലും അമ്പത്തിരണ്ട് ആള്‍ക്കാരുടെ ചിന്തയും, അവര് ചിന്തിക്കുന്ന രീതിയും, ആ പഠിപ്പിക്കുന്ന teacher ടെ ചിന്താഗതിയും ഒക്കെ വേറെയാണ്. അല്ലേ? എല്ലാവരുടെയും സ്വഭാവവും ഒരേ~ പോലെ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്‍ നടക്കുവോ? ഇല്ല. അപ്പോ അതാണ് പറയുന്നത് പിന്നെ എന്താണ് ഇതില്‍ നിന്നൊക്കെ ഓരോ വ്യക്തിയുടെയും സ്വന്തം താല്പര്യങ്ങള്‍ തന്നെയാണ് അവരുടെ ലോകത്തെ ഉണ്ടാക്കുന്നത് എന്നും, മറ്റുള്ളവരുടെ

മറ്റൊരാളെ നമ്മള് നോക്കേണ്ട കാര്യവുമില്ല. പിന്നെന്താണ് അവരെ, അവരെ ഒരു പരിധിയില്‍ കവിഞ്ഞ് അവര്‍ക്ക് ഒരു സ്ഥാനം കൊടുത്താ ആ സ്ഥാനത്തില്‍ കൂടുതല്‍ നമ്മള് അതിര് കവിഞ്ഞ് നമ്മളെ ഭരിക്കാന്‍ വേണ്ടി വരരുത്, Okay. നമ്മള് അവരോട് പറഞ്ഞ് മനസ്സിലാക്കികൊടുക്കേണ്ട കാര്യവുമില്ല. മനസ്സിലായോ മക്കളെ? മനസ്സിലായില്ലെ? ഇനി ഈ പ്രസ്താവന തെറ്റാണോ? ഇല്ല്യോ? മക്കളെ മക്കളേ പാടി തരും miss പാടി തരാം. എന്തായാലും പാടി തരും ഇതൊന്ന്

ള്ളവര്‍ക്ക് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള പാഠമായിട്ട് മാറാം. ഈ പ്രസ്താവന ശരിയോ? തെറ്റോ? വേഗം പറ. വേഗം പറ ഈ പ്രസ്താവന ശരിയാണോ? തെറ്റാണോ? പറഞ്ഞേ.

ചില തിരിച്ചടികള്‍ മറ്റുള്ളവര്‍ക്കും അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു പാഠമാണ് അല്ലേ? നമ്മുടെ ജീവിതത്തില് നമ്മടെ അമ്മ പറയാണ് മോളെ അങ്ങോട്ടേക്ക് പോവരുത്. അവടെ പോയിട്ടുണ്ടെങ്കില്‍ എന്താണ് അവടെ അപകടം ഉണ്ടാവും. നമ്മള്‍ ആ വഴിക്ക് തന്നെ പോയി നമ്മള്‍ ആ വഴിക്ക് പോയപ്പോ അവര് അപകടം ഉണ്ടായി. അപ്പോ ആ പോയതുകൊണ്ടാണ് നമുക്ക് ഒരു അപകടം ഉണ്ടായേ എന്നുള്ള കാര്യം നമ്മള് വേറൊരളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോ അവര് ചിന്തിക്കും. ഓ അവന്‍ അത് അമ്മ പറയാൻ അമ്മ പറയുന്നത് കേക്കാണ്ട് പോയിട്ടാണ് അവന് അങ്ങനത്തുള്ള ഒരു പ്രശ്നം വന്നത്. അല്ലേ അവള്‍ക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഞാന~ മ്മയോട് അമ്മെ ഞാന്‍ അമ്മെനോട്‌ പറഞ്ഞിട്ട് മാത്രമേ പോകുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായോ? അപ്പോ പറയാണ് തികച്ചും ശരിയായ ഒരു പ്രസ്താവനയാണ് ഇത്. നമ്മുടെ ഏറ്റവും വലിയ ഗുരു അനുഭവങ്ങള്‍ തന്നെയാണ്.

hello ആ യെവിടെന്ന് ഞാൻ വീട്ടിലാണ് ആ ഇയ്യ്‌ ഇപ്പൊ എന്ത് ചെയ്യണെ ഞാന് പഠിക്കണ് ഞാന് graphics designing പഠിക്കാ

ഞാന് ആ അതെങ്ങനെ fees ഒക്കെ എങ്ങനെ fees അവിടെ

എത്ര മാസാ അത് എന്ന് one year ഇണ്ട് അവിടെ

one year ഇണ്ട് അങ്ങനൊക്കെ ഇണ്ട് അത് ഓരോ designing അൻസരിച്ചിട്ടാണ്

എങ്ങെനെ VFXwork വരക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണെങ്കി വർഷ അധീകം ആ നമ്മളെ കൊറേ item course ഇണ്ട് അവിടെ ഞാൻ graphics ആണ്. അത് മൂന്ന് മാസത്തെ course ആണ്. ആ അ

ഈ മൂന്ന് app നെക്കുറിച്ച് പഠിക്ക അയിന്റെ work കള് അങ്ങനൊക്കെ

wedding card ഇതൊക്കെഅടിക്കണേൽ indesign അതിലു work ഒക്കെ ചെയ്യേണ്ടത് എന്താ പറയാ ഈ ഏർ picture ഉം കാര്യങ്ങളും ഉണ്ടാവൂല്ലേ ആയിന്റ wworkillustration ലാണ് ചെയ്യണ്ട വരിക പിന്ന editing ഉം കാര്യങ്ങളൊക്കെ photoshop അങ്ങന ഏതാണ് എയിന്റ work ന്ന്‌ പഠിക്കാ ല്ലേ മ്മ് ഇപ്പോ എത്ര മാസായി ആകകൊണ്ട് ഇപ്പോ രണ്ട് മാസായി ആ അപ്പൊ ഇനി ഒരു മാസം കൂടി ഉള്ളൂ ല്ലേ ആ ഒരു മാസം കൂടി ഉള്ളു മ്മ് ആ കൊറേ ആൾ ഇണ്ടാ ആടെ അവടെ ആ അവടേ കൊറേ ആൾക്കാരിണ്ട് അവടെ vfxwork ഇനാണ് കൂടുതൽ VFX പറഞ്ഞാ മനസ്സിലായില്ലേ ആ ആയിന്റ പിന്നാലെ കൂടുതൽ അവടെ പിന്നയു time പത്ത് മണിക്ക് class തൊടങ്ങിയാ

ആ

ഹും

ഏത്? ഞാന് graphics ആ graphics designing അയിലത്ത് ഇണ്ടായേ illustration കയിഞ്ഞു photoshop കയിഞ് indesign പഠിക്കാൻ നിക്കാന്ന് മ്മ് yes എല്ലാ അന്റ പരുവടി എന്താ ഞാൻ പഠിക്കാണ് ഞ്ഞി എന്ത് പഠിക്കണു ഞാന് പട്ടിക്കാട് പഠിക്കാണ് എന്താണത് അത് മതവും ഭൗതികവും ആയിട്ടില്ലേ വിദ്യാഭ്യാസം ആ okay ഞാ ആദ്യം പഠിച്ചിനത് നമ്മളെ മണ്ണാർക്കാട്

എട്ട് ക്കാണ്‌ ചേർന്നത്

പിന്നവിടെ degree വരെ അവിടെ എട്ട് വർഷം

മണ്ണാർക്കാട്

ഇപ്പൊ പട്ടിക്കാട് എട്ട് വർഷം കഴിഞ്ഞാ പിന്നെ രണ്ട്‌ വർഷം ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് പട്ടിക്കാട് ചേരും ആ okay ആരേലും ഇണ്ടോ? നാട്ടന്ന് ആരാ ഇള്ളേ അന്റ ഇല്ലെ നാട്ടന്ന് അങ്ങന ആരൂല്ല അതാണ് ഇപ്പൊ ഞമ്മള് school പഠിപ്പിക്കണൊക്കെ ആട പഠിപ്പിക്കും അയിന് പൊറമെ മതപരമായ കാര്യങ്ങളിലും പഠിപ്പിക്കണ കാര്യങ്ങള് ഈട പ്രത്യേകം മാഷമ്മാര് വേരോ അതോ ഉസ്താദ്‌മാരെന്നെ എടുക്കെ